നമ്മൾ ഈ നാടകം തുടങ്ങുന്നത് എവിടെ നിന്നാണ് അന്റോണിയോയിൽ നിന്നാണ് അന്റോണിയോ who is a venetian merchant വെനീസിലെ ഒരു കച്ചവടക്കാരൻ ആണ് അന്റോണിയോ

അന്റോണിയോയിൽ നിന്നാണ് നമ്മുടെ കഥ തുടങ്ങുന്നത് അന്റോണിയോ ഇരിക്കാണ് വളരെ വിഷമിച്ചുകൊണ്ട് അന്റോണിയോ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട് അന്റോണിയോ വളരെ എന്താണ് depressed ആണ് വളരെ വിഷമത്തിലാണ് ദുഃഖിച്ചിരിക്കാണ് ആള് ഭയങ്കര sad ആണ് okay അന്റോണിയോ all his friends but അന്റോണിയോ നല്ല മനുഷ്യനാണ് okay വളരെ സത്യസന്ധൻ ആയിട്ടുള്ള ഒരാളാണ് വളരെ generous ആയിട്ടുള്ള ഒരു ആളാണ് ഭയങ്കര helping ആണ് അന്റോണിയോ എല്ലാവരെയും അങ്ങനെയുള്ള അന്റോണിയോ വളരെ വിഷമിച്ചിരിക്കുകയാണ് ഒരു ദിവസം okay അപ്പോ അന്റോണിയോക്ക് മന്റോണിയിലെ മറ്റ് friends ഒക്കെ ഉണ്ട് ഈ friends ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്

ബസാനിയോ who wants to borrow some money from അന്റോണിയോ അങ്ങനെ അവസാനം ആര് വരാണെ ചങ്കായ നമ്മുടെ അല്ലെ സൗ വരാണ് സൗ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് ബസാനിയോ നമ്മുടെ ബസാനിയോ കടന്നുവരികയാണ് അന്റോണിയോയുടെ അടുത്തേക്ക് അന്റോണിയോയുടെ അടുത്തേക്ക് ബസാനിയോ കടന്നുവരുന്ന സമയത്ത് അന്റോണിയോക്ക് ആണെങ്കിൽ ഈ ബസാനിയോ എന്ന വ്യക്തിയോട് ഒരു പ്രത്യേക വാത്സല്യം ഒരു പ്രത്യേക ഒരു അനുജനെ പോലെ ഏറ്റവും നല്ല സുഹൃത്ത് ഒരു അനുജനെ പോലെ ഇഷ്ടം ആർക്കുണ്ട് ബസാനിയോയോട് ഉണ്ട് okay അപ്പോ അതുകൊണ്ട് തന്നെ അന്റോണിയോ who wants to borrow some money from അന്റോണിയോ ബസാനിയോ എന്തിനാണ് അന്റോണിയോയുടെ അടുത്തേക്ക് വരുന്നത് who wants to borrow some money കുറച്ച് പൈസ എന്താണ് കടം വാങ്ങാൻ okay കുറച്ചു പൈസ കടം വാങ്ങാൻ ആണ് ആര് വരുന്നത് നമ്മുടെ ബസാനിയോ വരുന്നത് അപ്പോൾ however antonio has all of his money paid up on his ship ഈയൊരു ബസാനിയോ പണം കടം വാങ്ങാൻ വന്ന സമയത്തും അന്റോണിയോ നമ്മൾ പറഞ്ഞു കച്ചവടക്കാരൻ ആണ് ഒരുപാട് വർഷങ്ങൾക്കു മുമ്പാണ് so അന്റോണിയോ എന്ത് ചെയ്തിട്ടുണ്ട്

നമ്മളെ first paragraph മനസ്സിലായില്ലേ ശരി sir ഇനി അടുത്ത paragraph ലേക്ക് നമുക്ക് പോകാം unable to provide his friend with a direct loan antonio decide to approach ഷൈലോക്ക് a jewish money lender for taking the loan in Antonio's name അടുത്ത എന്താണ് പറയുന്നെ unable to provide his friend with a direct loan അന്റോണിയോയെ സംബന്ധിച്ചടുത്തോളം എന്താണ് ആ സമയത്ത് ബസാനിയോക് അദ്ദേഹത്തിൻറെ കയ്യിൽ കാശില്ല അദ്ദേഹത്തെ direct ആയിട്ട് പണം കൊടുക്കാൻ പറ്റുന്നില്ല അന്റോണിയോ decides എന്താണ് decides എന്ന് പറഞ്ഞത് ഇവിടെ തീരുമാനിക്കാം to approachaproach എന്ന് പറഞ്ഞാൽ എന്താണ് ഷൈലോക്ക് ഷൈലോക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സമീപിക്കാൻ ആര് തീരുമാനിക്കാണ് അന്റോണിയോ തീരുമാനിക്കാണ് ഷൈലോക്ക് എന്ന് പറയുന്ന ജൂതകരന്റവിടെ

എന്താ അവിടെ ചെയ്യുന്നത് the jewish money lender for taking the loan in antonio's name അന്റോണിയോ എന്താ ചെയ്യുന്നത് അദ്ദേഹത്തിൻറെ പേരിലാണ് loan എടുക്കുന്നത് ഷൈലോക്കിന്റെ കയ്യിൽ നിന്നും ബെസ്സനിയോക്കാണ് loan വേണ്ടത് പക്ഷേ അന്റോണിയോ എന്താണ് ജാമ്യം നിൽക്കാണ് അന്റോണിയോയുടെ പേരിലാണ് ഇദ്ദേഹം loan എടുക്കുന്നത് ഷൈലോക്ക് decides to wait the interest in the loan but take a very unusual condition ഷൈലോക്ക് ആണെങ്കിലും അന്റോണിയോയോട് ഒടുക്കത്തെ വെറുപ്പുണ്ട് ഭയങ്കര ദേഷ്യമുണ്ട് രണ്ടുപേരും ഭയങ്കര ശത്രുക്കളാണ് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അന്റോണിയോ പലിശയില്ലാതെ ആളുകൾക്ക് എന്ത് ചെയ്യുന്നു പണം കടം കൊടുക്കുന്നു ഷൈലോക്ക് കൊള്ള പലിശക്ക് ആളുകളെ എന്ത് ചെയ്യുന്നു അറുക്കുന്നു this is the difference ഏർ unusual condition should അന്റോണിയോ fails to pay the money back ഷൈലോക്ക് will be entitle to account of antonio's flesh എന്താ condition വച്ചത് എന്ത് bond ആ വച്ചത് ഒലക്കത്തിലെ bond ആ ല്ലെ ലോകത്താരും വെക്കാത്ത condition ആണ് ആര് വച്ചത് ഷൈലോക്ക് വച്ചത് ഇങ്ങനൊത്തൊരു bond എന്താ ആരും വെക്കലിണ്ടവുല്ല ഷൈലോക്ക് എന്ത് വച്ചു other wise അന്റോണിയോ correct സമയത് പൈസ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ other അന്റോണിയ correct സമയത് പൈസ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അന്റോണിയോയുടെ ശരീരത്തിൽ നിന്നും എന്ത് ചെയ്യും ദേഹത്തിന്ന് ഒരു pound മാംസം ഇറച്ചിക്കഷ്‌ണം എന്തെയ്യാം മുറിച്ചെടുക്കാം. ലോകത്ത് ഒരു വില്ലന്മാരും ചെയ്യാത്ത തരത്തിലുള്ള കൊടും ചതിയാണ് ആര് ചെയ്യുന്നത് ഷൈലോക്ക് ചെയ്യുന്നേ അല്ലെ ആരും വെക്കാത്ത ഒരുതരത്തിലുള്ള എന്താണ് bond ആണ് ഷൈലോക്ക് വച്ചത് so അന്റോണിയോടെ ശരീരത്തിൽ നിന്നും ഒരു pound മാംസം ഇദ്ദേഹത്തിന് മുറിച്ചെടുക്കാം ഇതായിരുന്നു ഷൈലോക്കിന്റെ condition

ഇയാളെങ്കിൽ ഒരു ചിന്തയോ ഒരു ഇതുമില്ലാതെ ഒരു extra decent സത്യസന്ധൻ അന്റോണിയോ without wasting time ഒരു സമയവും waste ആക്കാണ്ട് what did he do he sign the contract അദ്ദേഹം എന്ത് ചെയ്തു contract sign ചെയ്തു this is the part of a merchant of venice explanation which still have antonio is willing to help his friend out അന്റോണിയോ കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല according to him അന്റോണിയോയെ സംബന്ധിച് how able he wants to help ബെസാനിയോ ബെസാനിയോയെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം സഹായിക്കണം അന്റോണിയോ അല്ലെങ്കിൽ എന്താ ചിന്തിക്കുന്നത് ship ൽ ചരക്ക് പോയിട്ടുണ്ട് ചരക്ക് എന്ത് ചെയ്യും ചരക്ക് അവിടെ വിറ്റ് പൈസയുമായിട്ട് ആലുകള് പെട്ടെന്ന് എന്ത് ചെയ്യും കപ്പലിൽ തിരിച്ച് വരും ആ കപ്പൽ തിരിച്ചു വന്നാൽ നമ്മടെ ഷൈലോക്കിങ് എന്ത് കൊടുക്കാം പൈസ പെട്ടെന്ന് കൊടുക്കാം അപ്പൊ ഒരു seen ഇല്ല dark seen ൻറെ ആവിശ്യം ഇവിടെ വരുന്നില്ല

എന്ത് സംഭവിക്കുമെന്നല്ലേ so lets see എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നോക്കാം ബെസ്സനിയോ is given them money and then he leave to portia to marry her in belmond portia remains unmarried because of her fathers for the men who wants to marry her the men are aptitude between the cascade made ofled silver and gold okay എന്താണ് പറയുന്നത്

നോക്കിവിടെ one among this cascade have portia's picture in it ഈ gold silver led ഈ മൂന്നു box ഇലും എന്തുണ്ട് ഒന്നിൽ നമ്മുടെ പോർഷ്യയുടെ picture ഉണ്ട് അവളുടെ പടം വരച്ചിട്ടുണ്ട് ആ പടം നോക്കിട്ടായിരിക്കണം എന്ത് ചെയ്യണ്ടത് ആ box ആരാണോ തുറക്കുന്നത് that person can marry portia അതായിരുന്നു അദ്ദേഹത്തിന്റെ demand അദ്ദേഹത്തിന്റെ എന്ന് വച്ച എന്താ ആ ഒരു cascade കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് അടുത്ത ശ്രദ്ധിച്ചേ the man choosing the right cascade will be allowed to marry her several princess take to choose the right one according to the merchant of venice plot ഒരുപാട് രാജകുമാരന്മാർ എന്ത് ചെയ്തിട്ടുണ്ട് പല ഭാഗത്തുന്നും വന്നു പല ഭാഗത്തുന്നും പല രാജകുമാരന്മാർ വന്നിട്ടുണ്ട് പക്ഷെ എന്താണ് ആർക്കും box തുറക്കാൻ കഴിഞ്ഞില്ല ആ box തുറന്ന ഒരേ ഒരു വ്യക്തി ആരാണ് ബെസാനിയോ in the next part of the merchant of venice analyses the bessanio's life in belmond അടുത്ത ഭാഗത്ത് നമ്മൾ കാണുന്നതെന്താണ് നമ്മുടെ സുന്ദരകുട്ടപ്പനായ ബെസാനിയോ നല്ല അടിപൊളി dress ഒക്കെ ഇട്ട് നല്ല porsch level ൽ കണ്ടാ നല്ല എന്താണ് noble family രാജകുമാരനെ പോലെ മാറ്റി പിടിച്ച് മൊഞ്ചനായിട്ട് കുതിരപ്പുറത്ത് വന്നിറങ്ങുന്ന കുതിര ഇണ്ടോന്ന് ചോയ്ച്ചാ i don't know ഞാനൊരു

she likes him പക്ഷെ അവളുടെ അച്ഛൻ വെച്ച ഈ ഒരു demand അല്ലെങ്കി ഈ ഒരു test അല്ലെങ്കി ഈ ഒരു പരീക്ഷണം ആ ഒരു procedure എന്താണ് നമ്മുടെ ബെസാനിയോയും എന്ത് ചെയ്യണം he also have to do അവനും അത് ചെയ്യണം പക്ഷെ ബെസാനിയോ was very intelligent ബെസാനിയോ wants portia he did not want to lose ter നമ്മടെ പോർഷ്യനെ എന്ത് ചെയ്യുന്നില്ല നഷ്ടപെട്ടുപോണമെന്ന് ഒരിക്കലും ബെസാനിയോക്ക് അത് കൊണ്ട് തന്നെ what did he do

അഹ് hello ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് കേരളീയ ഭാഷയായ മലയാളത്തെ കുറിച്ചാണ് ഇന്ത്യയിൽ കേരളം സംസ്ഥാനത്തിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളായ ലക്ഷ്ദ്വീപിലും പോണ്ടിച്ചേരിയുടെ ഭാഗമായ മാഹിയിലും തമിഴ്‌നാട്ടിലെ കന്യാകുമാരി ജില്ലയിലും നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂർ taluk ലും സംസാരിക്കപ്പെടുന്ന ഭാഷയാണ് മലയാളം. ഇത് ദ്രാവിഡ ഭാഷ കുടുംബത്തിൽപ്പെടുന്ന പെടുന്ന ഭാഷയാണ്. ഇന്ത്യയിൽ ശ്രേഷ്ഠഭാഷാ പദവി ലഭിക്കുന്ന അഞ്ചാമത്തെ ഭാഷയാണ് മലയാളം. രണ്ടായിരത്തി പതിമൂന്ന് may ഇരുപത്തിമൂന്നിന് ചേർന്ന കേന്ദ്രമന്ത്രി സഭായോഗമാണ് മലയാളത്തെ ശ്രേഷ്ഠഭാഷയായി അംഗീകരിച്ചത്. classical language എന്ന പദവിയാണ് നൽകിയത്. അതിനു മലയാളത്തിൽ നൽകിയ വിവർത്തനമാണ് ശ്രേഷ്ഠഭാഷാ എന്നത്. വാസ്‌തവത്തിൽ ഇത് ആഹ് അത്ര ശരിയായ വിവർത്തനമോ ശരിയായ പ്രയോഗമോ അല്ല. ശ്രേഷ്ടം മോശം എന്ന നിലയിൽ ഭാഷകളെ വിലയിരുത്തുന്നത് ശാസ്ത്രീയമായ കാര്യമല്ല. ഭാഷകളിൽ ശ്രേഷ്ഠമെന്ന് ഏർ അല്ലാത്തത് എന്നുമുള്ള വിവജനമില്ല. indian ഭരണഘടനയിലെ എട്ടാം schedule ഇൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് മലയാളം. മലയാള ഭാഷ കൈരളി മലനാട് ഭാഷ എന്നും അറിയപ്പെടുന്നു. കേരള സംസ്ഥാനത്തിലെ ഉം ഭരണ ഭാഷയായും ഭാഷയും കൂടിയാണ് മലയാളം. കേരളത്തിനും ലക്ഷദ്വീപിനും പുറമെ തമിഴ്‌നാട്ടിലെ ചില ഭാഗങ്ങളിലും കന്യാകുമാരി ജില്ല നീലഗിരി ജില്ല കർണാടകയുടെ ദക്ഷിണ കന്നട ജില്ലാ കൊടക് ഭാഗങ്ങളിലും gulf രാജ്യങ്ങൾ സിങ്കപ്പൂർ മലേഷ്യ എന്നിവിടങ്ങളിലെ കേരളീയ പൈതൃകമുള്ള അനേകം ജനങ്ങളും മലയാളം ഉപയോഗിച്ചു പോരുന്നു. ദേശീയ ഭാഷയായി ഉൾപ്പെടുത്തിയത് മറ്റ് ഇരുപത്തൊന്ന് ഭാഷകളുടേത് പോലെ തനതായ വ്യക്തിത്വം ഉള്ളതിനാലാണ്. മലയാള ഭാഷയുടെ ഉല്പത്തിയും പ്രാചീനതയും സംബന്ധിച്ച കാര്യങ്ങൾ ഇന്നും അവ്യക്‌തമാണ്. പഴയ തമിഴിനും മുൻപത്തെ മൂലദ്രാവിഡമാണ് മലയാളത്തിന്റെ ആദ്യ രൂപമെന്ന് കരുതുന്നു. UAE ലെ നാല് ഔദ്യോഗിക ഭാഷകളിൽ ഒന്ന് മലയാളമാണ്. മലയാളം സംസാരിക്കുന്ന ജനവിഭാഗത്തെ പൊതുവായി മലയാളികൾ എന്ന് വിളിക്കുമ്പോഴും ഭാഷയുടെ കേരളീയ പാരമ്പര്യം പരിഗണിച്ച് കേരളീയർ എന്നും വിളിച്ചു പോരുന്നു. ലോകത്താകമാനം മൂന്നേ point ഏഴ് അഞ്ചു കോടി ജനങ്ങൾ മലയാള ഭാഷ സംസാരിക്കുന്നുണ്ട്. ദ്രാവിഡ ഭാഷ കുടുംബത്തിൽ ഉൾപ്പെടുന്ന മലയാളത്തിന് ഇതര ഭാരതീയ ഭാഷകളായ സംസ്‌കൃതം തമിഴ് എന്നീ ഉത് ഉദാത്ത ഭാഷകളുമായി പ്രകടമായ ബന്ധമുണ്ട്, പൂക്കാട്ടിയൂർ ലിഖിതം ലിഖിതങ്ങൾ എട്ട് ki മുതൽ മൂവായിരം kilo metre അടുത്തുവരെയും പഴക്കം ചെന്നതാണ്. നിരുത്തം പർവതം എന്നർത്ഥമുള്ള മല എന്ന വാക്കും സ്ഥലം എന്നർത്ഥമുള്ള അളം എന്ന വാക്കും ഓർ ഒത്തുചേർന്നാണ് മലയാളം എന്ന പദം ഉണ്ടായത് എന്ന് കരുതപ്പെടുന്നു. കേരളം കോവളം പന്തളം ബംഗാളം നേപ്പാളം ശിംഹളം എന്നിങ്ങനെ അനേകം സ്ഥല നാമങ്ങളിൽ സ്ഥലം എന്ന അർത്ഥത്തിൽ അളം എന്ന വാക്കാണ് ഉള്ളതെന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. മലയാ മലയ പർവ്വതത്തിന്റെ പേരിനോടൊപ്പം സ്ഥലം എന്നർത്ഥമുള്ള അളം എന്ന വാക്കു കൂടിചേർന്നാണ് മലയാളം എന്ന വാക്കുണ്ടായെന്നും അഭിപ്രായമുണ്ട്. പശ്ചിമഘട്ട മലനിരകളിൽ മംഗലാപുരം മുതൽ തെക്കോട്ടുള്ള ഭാഗമാണ് മലയാജലം മലയപർവതം മലയ ഉം മലയാദ്രി മലയഗിരി എന്നീ എന്നൊക്കെ പരാമർശിക്കപ്പെടുന്നത്. വടക്കു ഭാഗത്തിന് സഹ്യപർവ്വതമെന്നും തെക്കുഭാഗത്തിന് മലയ പർവ്വതമെന്നും വിളിക്കപ്പെടുന്നു. പുരാണങ്ങളിൽ ഭാരതവർഷത്തിലെ ഏർ സപ്താജലങ്ങളിൽ ഒന്നായിട്ടാണ് മലയ പർവതത്തിനെ കണക്കാക്കിയിരിക്കുന്നത്. ഈ മലയ പർവതത്തിന്റെ പശ്ചിമ ഭാഗത്തുള്ള സ്ഥലം എന്ന അർത്ഥത്തിലാണ് മലയാളം എന്ന് എന്ന പേര് വന്നത് എന്ന് കരുതപ്പെടുന്നു മലയാളം എന്ന പേര് മലകളും സമുദ്രവും ഒത്തുചേർന്ന് ചേരുന്ന എന്ന് അർഥമുള്ള മല plus ആളം സമുദ്രം എന്നീ ദ്രാവിഡ വാക്കുകൾ ചേർന്ന് ഉണ്ടായതാണെന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. മല എന്ന പദവും ആൾയ ആൾ ആളുക എന്ന പദവും ചേർന്ന് സന്ധി നിയമം അനുസരിച്ച് വിട വള വിടവളക്കാൻ യ കാരം ചേർന്നുമാണ് മലയാളം ഉണ്ടായതെന്നും കരുതുന്നു. മലയാണ്മ മലയായിമ്മ എന്നീ പദങ്ങളും എന്നതിൽ നിന്നാണെന്ന് മലയാളത്തെ കുറിച്ച് പഠിച്ച വിദേശിയായ വിദേശിയനായ റോബർട്ട് കാൾഡ്വൻ പറയുന്നു. മലയാളം എന്ന പദം english ൽ എഴുതിയാൽ അനുലോമ വിലോമ പദം കൂടിയാണ്. അതായത് ഇരുവശത്തുനിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്ന പദമാണ് ഭാഷാപരിണാമം അതായത് ചരിത്രം മലയാള ഭാഷ സംസ്‌കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നും അതല്ല സംസ്കൃതവും തമിഴും കൂടിക്കലർന്ന ഒരു മിശ്ര ഭാഷയാണെന്നും ആദ്യകാലങ്ങളിൽ ചിലർ വിശ്വസിച്ചിരുന്നു. എല്ലാ ഭാഷകളും സംസ്‌കൃതത്തിൽ നിന്നും ഉണ്ടായി എന്ന് മതാത്മകമായതും വസ്തു വസ്തുതകളുമായി ബന്ധമില്ലാതതുമായ ചിന്തയാണ് ഇതിനു കാരണം എന്നാണ് ഗവേഷണങ്ങൾ ഇതിനെ ഇതിനെയെല്ലാം നിരാകരിക്കുകയും മലയാളം മൂലദ്രാവിഡ ഭാഷയിൽ നിന്ന് തമിഴിനൊപ്പം ഉണ്ടായി എന്നുള്ള കൂടുതൽ യുക്തമായ സിദ്ധാന്തം അവതരിപ്പിക്കപ്പെടുന്നു. മലയാള ഭാഷയെക്കുറിച്ച് ആദ്യമായി പറയുന്നത് മണി പ്രവാളം എന്ന മിശ്രഭാഷയായ സാഹിത്യ ഭാഷയുടെ ലക്ഷ്യ ലക്ഷണ ഗ്രന്ഥമായ നീരാദി ലഖത്തിൽ ആണ്.

പുറത്തു വരുന്നത് ഭാഷ ചരിത്രകാരൻ ഭാഷാ ചരിത്രകാരൻ റോബർട്ട് കാൾവെയ്‌ൻ ആണ് അദ്ദേഹം മലയാളം പ്രാചീന തമിഴ തമിഴിന്റെ ശാഖയാണ് എന്നാണ്

കാൾഡ് വെല്ലിനെ തുടർന്ന് റോബർട്ട് ഡമ്മി AR രാജ രാജരാജ വർമ്മ മഹാകവി ഉള്ളൂർ തുടങ്ങി പലരും ഭാഷ് മലയാള ഭാഷയുടെ ഉല്പത്തിയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. രാജരാജ വർമ്മ മലയൻ നാടായ മലയാളത്തിലെ ആദിമ നിവാസികൾ തമിഴർ ആയിരുന്നു എന്നും അവർ ചെന്നമിഴ് കൊടുന്നമിഴ് എന്നീ രണ്ട് വിഭാഗങ്ങളിടയിലുള്ള ഭാഷ ഉപയോഗിച്ചിരുന്നു എന്നും പലവക കൊടുന്തം കളിൽ ഒന്നാണ് മലയാള മായി തീർന്നതെന്നും അഭിപ്രായപ്പെട്ടപ്പോൾ മലയാളത്തിൽ മൊത്തമായും ഉപയോഗിച്ചിരിക്കുന്ന കൊടുന്തമിഴ് സംസ്കൃതത്തിന്റെ സ്വാധീനത്തിന് വഴങ്ങി സ്വന്തമായ വ്യക്തിത്വം പ്രകടിപ്പിച്ച് വീ വികടിച്ചു എന്നാണ് ഉള്ളൂർ വിശ്വസിച്ചത്. എന്നാൽ ഈ സിദാന്തങ്ങൾ യുക്തമായി തോന്നുന്നില്ല. മധ്യകാലത്തിനു മുന്നേ തന്നെ മുന്നേ തന്നെ തമിഴ് തമിഴിന്റെ ആദിമ രൂപമായും ആദി മലയാളം വേർതിരിഞ്ഞിട്ടുണ്ടാവാമെന്ന് NV രാമസ്വാമി അയ്യർ തീപർവ M

ആഹ് അപ്രധാന ഭാഷകളും എന്ന് എല്ലാ ഭാഷ ഷാ ഏർ ശാസ്ത്രജ്ഞരും ഒരു പോലെ അവകാശപ്പെടുന്നു. എന്നാൽ PK ടെ പരമേശ്വരൻ നായരുടെ അഭിപ്രായത്തിൽ മലയാളവും തമിഴും സ്വാതന്ത്ര്യ ഭാഷയായി രൂപപ്പെട്ടുവരുന്ന കാലത്തും കേരളത്തിന് ചോളാ പാണ്ടി ദേശക്കാരുമായി ബന്ധമുണ്ടായിരുന്നതിനാൽ ശക്തമായ സാദിനം സ്വാധീനം മലയാളത്തില് പ്രകടമായി ഉണ്ടായി. രാജ ശാസനകളും ഉയർന്നവരുടെ വ്യവഹാരങ്ങളും ചെന്തമിഴ് ആവാൻ കാരണം അതാണ്. ഏർ അതാണ്. പിൽക്കാലത്തു സംസ്‌കൃതവും അതിനുശേഷം english ഉം നേടിയത് പോലെ. എന്നാൽ ഈ സ്വാധീനം രാജാക്കന്മാരിലും മറ്റും മ മറ്റുമായിരുന്നെങ്കിലും ജന ജനങ്ങളുടെ വ്യവഹാര ഭാഷ മലനാട് ഭാഷ തന്നെയായിരുന്നു.

ആദ്യഘട്ടം ബാ ബാല്യവസ്ഥ കഴിഞ് കരിന്തമിഴു കാലം. കൊല്ലവർഷം ഒന്ന് to അന്നൂർ വരെ AD എണ്ണൂറ്റിരുപത്തഞ്ച് മുതല് ആയിരത്തി മുന്നൂ മുന്നൂറ്റി ഇരുപത്തഞ്ച് വരെ മദ്യഘട്ടം ഏർ കൊല്ലവർഷം അഞ്ഞൂറ് മുതല് എണ്ണൂറ് വരെ AD ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് മുതല് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് വരെ യവ്വനാവസ്ഥ മലയാള കാലം കൊല്ല വർഷം എണ്ണൂറ് മുതല് AD ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഉം അഞ്ച് മുതല okay ഭാഷയുടെ വികസനത്തിന്റെ ഘട്ടത്തിൽ മലയാണ്മ എന്ന് വിളിച്ചുപോന്നിരുന്ന മലയാളം തമിഴ് കോട്ട കൊടുക് കന്നഡ എന്നീ ഭാഷകൾ അടങ്ങിയ മലയാള അടങ്ങിയ ദക്ഷിണ ദ്രാവിഡ ഭാഷകളിൽ ഒന്നാണ് മ ഭാഷക്ക് മലയാളം ഭാഷയെക്കുറിച്ച് തനിയെ പ്രതിപാദിക്കുമ്പോൾ ഭാഷ എന്ന് മാത്രം ഉയ ഉപയോഗിച്ച് കാണാറുണ്ട്. പ്രധാന ദ്രാവിഡ ഭാഷയായി ആയ തമിഴുമായുള്ള ബന്ധം വളരെ ശ്രദ്ദേയമാണ്. ഭരണ അദ്ധ്യേയന ഭാഷയായി ഒരു കാലത്തു കേരളം ദേശത്ത് വ്യാപകമായി ഉപയോഗിച്ചിരുന്ന തമിഴിന്റെ അധിനിവേശ പരമായ സ്വാധീനം മലയാളത്തില് കാണുന്നത് തികച്ചും സ്വാഭാവികമാണ്. ഉത്തരഭാഗത്തു നിന്നുമുള്ള ബ്രാഹ്മണ കുടിയേറ്റങ്ങൾ വഴി ഭാഷയിൽ വ്യക്തമായ സ്വാധീനം ചെലുത്തുവാൻ indo aryan ഭാഷകൾക്കും arab european ദേശങ്ങളും ആയിട്ടുള്ള കച്ചവട ബന്ധങ്ങൾ വഴി അതത് ദേശത്തെ ഭാഷകളും മലയാള ഭാഷയിൽ പ്രകടമായ ചില പരിവർത്തനങ്ങൾ വരുത്തിയിട്ടുണ്ട് മലയാളം എന്ന വാക്ക് ഒരു കാലത്ത് ദേശനാമം മാത്രമായിരുന്നു. മലയാള നാട്ടിലെ ഭാഷ എന്ന നിലക്ക് മലയാള ഭാഷയെന്നു പറഞ്ഞു പോന്നിരിക്കുവാനും സാധ്യതയുണ്ട്. എങ്കിലും ഈ ഭാഷ അറിയപ്പെട്ട് പെട്ടിരുന്നത് മലയാണ്മ എന്നായിരുന്നു. ദേശനാമം തന്നെ ഏർ ഭാഷാനാമം ആയി പരി പരിണമിച്ചതോടെ പഴയ മലയാളം ഭാഷ എന്നു സൂചിപ്പിക്കുവാൻ മലയാണ്മ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. തമിഴ് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ ഭാഷകൾ ഭാഷകളൂടെ പൊതുപൂർവിക ഭാഷയായ ആദി ദ്രാവിഡ ഭാഷയിൽ നിന്നാണ് മലയാളത്തിന്റെ ജനനം. മറ്റെല്ലാ ഭാഷയിലും എന്നതുപോലെ തമിഴിലും ദേശഭേദഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിലൊരു വകഭേദമായ കൊടും തമിഴാണ് പിന്നീട മലനാട്ടിലെ ഭാഷയായ മലയാളമായി രൂപം പ്രാപിച്ചയെന്ന് P പരമേഷ്വവരനെപ്പോലുള്ള ചില ഭാഷാ ശാസ്ത്രജ്ഞർ കരുതുന്നു. ഇപ്രകാരം ഒരു മാറ്റം സംഭവിക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ വക കാര്യങ്ങളാണ്. മലനാട് തമിഴ്‌നാട്ടിൽ നിന്ന്

നാല് വിദേശ രാജ്യങ്ങളുമായി ഉള്ള ബന്ധങ്ങൾ മലയാള മലയാളം ഭാഷ ചരിത്രത്തിൽ നിർണായകരമായ സ്വാധീനം ചെലുത്തിയ സാമൂഹിക സംഭവങ്ങളിൽ പ്രാർ ഏർ പ്രധാനവും പ്രകടവും പ്രകടവുമായ ഒരു ഘടകം നമ്പൂതിരിമാർക്ക് സമൂഹത്തിൽ ലഭിച്ച മേൽകയ്യും അതുമൂലം സംസ്‌കൃത ഭാഷാ പ്രയോഗത്തിന് പ്രാദേശികമായി ഉണ്ടായ പ്രചാരവുമാണ്. പാണ്ടിച്ചോല ചേര രാജാക്കന്മാർക്ക് ദക്ഷിണ ഭാരതത്തിൽ ഉണ്ടായിരുന്ന അധികാരം നഷ്ടമായത് മലയാളം നാട്ടിലെ പെരുമ പെരുമാക്കന്മാരുടെ വാഴ്ച്ച അവസാനിച്ചതും തമിഴ്‌ലെ നാടുകളുമായി ജനങ്ങൾക്കുണ്ടായിരുന്ന ഇടപാടുകളിൽ കാര്യമായ കുറവ് പറ്റിയിരുന്നു. കിഴക്കൻ അതിർത്തിയിലെ സഹ്യമലനിരകൾ കടന്നുള്ള നിഷ്‌കരമായുള്ള യാത്രകളും കാലാവസ്ഥയിലെ വ്യതിയാനങ്ങളും തമിഴ് ദേശക്കാരെയും മലയാളം ദേശക്കാരെയും സംസ്കാ സാംസ്‌കാരികമായും ഭാഷാപരമായും പരസ്പരം അകറ്റുന്നതിൽ ഭാഗ ഭാഗമായി. മലയാള ദേശത്തെ ജന സമൂഹങ്ങളിൽ മറ്റു ദ്രാവിഡ ദേശക്കാർക്കില്ലായിരുന്ന മരുമക്കത് മരുമക്കത്തായം മുൻകുടുമ മുണ്ടുടുപ്പ് എന്നീ ആചാരങ്ങൾ ഉടലെടുത്തതും ഇത്തരം അകൽച്ചയുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ മറ്റു ചില തെളിവുകൾ പ്രകാരം മലയാള ഭാഷയും കന്നടയുമായി പ്രകടമായി സാമ്യമുണ്ട്. ഉദാഹരണം മലയാള തോന്നി മലയാളം തോണി കന്നഡ ദോണി തമിഴിൽ ഇതിനോട് സാമ്യമുള്ളൊരു വാക്കില്ല. മലയാളം ഒന്ന് കണ്ണടയില് ഒന്തു മലയാളം വേലി കന്നടയില് ബേലി ക്രിസ്താബ്ദം ആറാം ശതകത്തോടെ തന്നെ ഗ്രാമങ്ങളടക്കം കേരളത്തിലേക്ക് കുടിയേറുവാൻ തുടങ്ങിയ ബ്രഹ്മിണർക്ക് സാമൂഹ്യവ്യവസ്ഥതിയിൽ കാര്യമായ കയ്ക്ക കൈക്കടത്തലുകൾക്ക് അവസരം ലഭിച്ച കാലഘട്ടമായിരുന്നു

അവർക്ക് പ്രാദേശിക ജീവിതത്തിലേക്ക് സ്വച്ഛന്ദമായ ഒരു എഴുകി എഴുകിച്ചേരൽ സാധ്യമാവുകയും ചെയ്തു ബ്രഹ്മിണരിൽ നിന്ന് സംസ്‌കൃതവും സാമാന്യ ജനത്തിന്റെ ഭാഷയിലേക്ക് പകർന്ന് പോരുകയും കൊടുംതമിഴും സംസ്‌കൃതവും സമാനുഗതമായ പരിവർത്തന ഫലമായി മലയാൻ

ആഹ് ജിയോന്‍റെ ഓഫീസ് അല്ലേ? ആഹ് ഞാന് complaint തരാന്‍ വേണ്ടി വിളിച്ചതാണ്. അത് ഞാന് ഇവിടെ ഞങ്ങടെ വീടിന്‍റവടെ range കിട്ടണില്ല. ഞങ്ങള് മണ്ണാര്‍ക്കാട് പാലക്കാട് district. Tower location കുന്തിപ്പുയ.

ണ്ടല്ലോ ഞാന്‍ തന്നെ ഇവിടെ കുറെ നാലഞ്ച് പ്രാശ്യായി വിളിച്ചു. നിങ്ങള്‍ ഇന്ന് ശരിയാക്കാം നാളെ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് കൊറേയി ഇത് പറയണു ഇപ്പളും still പ്പളും net range കിട്ടണില്ല. ഫോണിന്‍റെ issues അല്ല. ഇവ്ടെ വീട്ടില്‍ ഉള്ള എല്ലാര്ക്കും ഉണ്ട്.

FourG ന്ന് കാണിക്കണ്ണ്ട് പക്ഷെ range ഇല്ല. Recharge ഇപ്പ ഞാന്‍ last ചെയ്ത recharge nine double four ന്‍റെണ്.

ക്ഷെ ഇതീന്നൊരു tenGB പോലും use ഇയ്യാന്‍ പറ്റണില്ല, അത്രക്കും slow ആണ്. ഇത് കൊറേം വിളിച്ച് നിങ്ങള് പറ, അവിട re~ കൊയപ്പൊന്നുല്ല, ശരിയാക്കാ. ന്നൊക്കെയാണ് പറയണേ. ക്ഷേ ഇദ് രെ ശരിയാക്കിയത് കണ്ടില്ല. അതാ register ചെയ്തിട്ടു കാര്യമില്ല. ഇത് കൊറേ ആയി വിളിക്കണു. നിങ്ങള് വേറെ വല്ല നിങ്ങളുടെ owner ക്ക് ആര്‍ക്കേലും ഫോണ്‍ ഒന്നിലേ കൊടുക്കൂ. ഇത് കൊറേയി പറേണത്. ആഹ്

ന്ന് പറഞ്ഞു കയിഞ്ഞാ ഞാന്‍ ദ് കുറെയായില്ലേ complaint ചെയ്യണേ. അല്ലാണ്ട് നിങ്ങടെ ഭാഗത്ത് ന്നൊരു response ഉം ഇല്ല. നിങ്ങള് ഇന്ന് ശരിയാക്കാം നാളെ ശരിയാക്കാ ഞാനത് ന്നെയാ പറയണേ daily. ഞാന്‍ തന്നെ ഇപ്പൊ ഒ~ രണ്ടു മൂന്നു വട്ടായി വിളിക്കണു. വീട്ടിന്നു വേറെ കൊറേ വിളിക്കണു. neighbours വിളിക്കണുണ്ട്. അവര് ഈ area ലുല്ല ആര്‍ക്കും കിട്ടണില്ല. ജിയോന്ന് പറേണത് തന്നെ ആര്‍ക്കും കിട്ടണില്ല. എന്നാ വേറെ എല്ലാ ദാണെന്ന് ഇണ്ടെങ്കില്‍ കിട്ടുന്നുണ്ട്‌ എല്ലാര്ക്കും. ജിയോ മാത്രാണ് എ~ fourG കാണിക്കണ് ണ്ട്. ഏർ കിട്ടണില്ലെന്നേ. അത് എവിടെ, നിങ്ങള് പ~ tower പരിശോധിക്കാന്ന് നിങ്ങള് രണ്ടു മൂന്നു ആഴ്ചയായി പറയണു. tower പരിശോധിക്കാ, നിങ്ങളെന്നിതു പരിശോധിക്കാ?

ഒരു മാസത്തില്‍ കൂടുതലായി. ഇത് first ഒരു മാസത്തില്‍ കൂടുതലെന്തായാലും ആയിക്കാണും. ഞാനിവിടെ നാട്ടില്‍ ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ നാട്ടില്‍ വന്നിട്ടാണ് ഈ ജിയോന്ന് പറഞ്ഞത് എടുക്കണേ. കോവിഡ് കാരണം ഗള്‍ഫിലായിരുന്നു. ഗള്‍ഫീന്ന് വന്നപ്പോ ഒരു മാസൊക്കെ ആയി. അന്നെടുത്തതാണ്. പക്ഷെ അന്നുമുതലേ ഇദന്നെയാണ് range ഇല്ല. ഞാനെന്‍റെ ഫോണിന്‍റ problem ആണെന്ന് കരുതി ആദ്യം കാണിച്ചു കൊടുത്തു. പിന്നേണ് മനസിലായത് വീട്ടില് ആര്ക്കും കിട്ടണില്ല. ജിയോ use ചെയ്യണ ആര്ക്കും കിട്ടണില്ല. പിന്നെ neigbours ന് ആര്ക്കും ഇല്ല.